എന്നാ ആ നേരത്തന്നെ കാണാം എനിക്ക് correct അറിയില്ല ഞാൻ അത് കാണലില്ല ഇപ്പൊ പയ്യെ ആ ആഹ് blasters അങ്ങനെ പൊറത്തായെന് ശേഷം കണ്ടിട്ടില്ല പിന്നെ കാര്യായിട്ട് കളി team ഉം ഒന്ന് change ആക്കിന്നാ തോന്നുന്നു coach ഇല്ലല്ലോ ഇപ്പൊ coach ഇല്ല coach ന് വിലക്കോ എന്തൊക്കെയാണ് എന്താ ഒന്നും അറിയില്ല അത് മറ്റേ കാട്ടിക്കൂട്ടലും ഒക്കെപാടെ പോയി ഒരാവശ്യവും ഉണ്ടാരുന്നില്ല വെറുതേ കൊണ്ടുപോയി കളിച്ച ഫലവോണ്ടായി അതിൻ്റെ ഇടക്ക് മടി fine ഉം കിട്ടി ചെല ഭാഗം മാറ്റിട്ട ഇപ്പൊ ISL ല്

cut ചെയ്യണുണ്ടോ

ആഹ് ഇല്ലല്ലേ ഉം നമുക്ക് എന്തായാലും പോകാൻ നോക്കാം പിന്നെ എന്താന്ന് വെച്ചാ ക ആഹ് ഞാ കളികാണുമ്പോ കളി കാണാൻ എന്തായാലും വരാ റയലിൻറെ

കഴിഞ്ഞ കൊല്ലം അടിച്ചെന്ന് പറഞ്ഞാലും പോരാ പെരുംജാതി അടി ആയി പോയി അടിച്ചതാണേ അത് ഒരു ഒന്നൊന്നര അടി ആയിട്ടോ

അയില് പോയിട്ട് come back ആണ് അടിച്ചു അതും sub ആയി വന്നിട്ട് തൊണ്ണൂറിലും തൊണ്ണൂറ്റൊന്നിലാ അടിച്ചേ

ഡൽഹിയും മറ്റും ഒക്കെ എടുത്ത് പറയണത് അമ്മാതിരി എല്ലാ penalty simple ആയിട്ട് side ഒക്കെ place ചെയ്‌ത്‌ ഒരു തുള്ളി pressure ഇല്ലല്ലോ അടിപൊളി ആയിട്ട് കളിച്ചു ഇതൊക്കെ വേറെ ഏത് player ആ എല്ലാ penalty ക്കും score ഉണ്ടാവൂല്ല

അങ്ങനെ കേറീത് തന്നെ ഉണ്ടാവുക ആണേ experience ആണേ അത് അത്രേ ഉള്ളൂ പഠിച്ചിക്കണേ ക്രിസ്റ്റിയാനോൻ്റെ അടുത്തുന്നല്ലേ അല്ല ക്രിസ്റ്റിയാനോൻ്റെ അടുത്തുന്നാന്നു പറയുമ്പോ ക്രിസ്റ്റിയാനോ ഓൻ്റെ co-memeber ആയിരുന്നില്ലേ രണ്ടായിരത്തൊമ്പത് മുതല് പതിനെട്ട് വരെയും ക്രിസ്റ്റിയാനോൻ്റെ ഒപ്പം അല്ലെ ബെഞ്ചിമ കളിച്ചിക്കണേ അപ്പം ഗതി തന്നെ ക്രിസ്റ്റിയാനോ നല്ല prize ഉണ്ടായിരിക്കണു അയില് team ല് റയൽ മാഡ്രിഡ് നല്ലോണം കൊണ്ട് നടന്നിക്കണു കൊറച്ച് ഒന്നും അല്ല

എത്ര cup നാലഞ്ച് champions league നാല് champions league

ഒന്ന് united ലാണ് champions league ഓ ഒരു champions league united ലാവുമ്പോള അടിച്ചിക്കണേ രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോറ്റോ ഓൻ എറങ്ങിയ season ലാണ് ഓൻ champions league അടിച്ചേക്കണേ united ല് മറ്റേ ആ athletic core ക്കൊപ്പമുള്ള final ല് ആ മൊത്തം തൊണ്ണൂറ്റിരണ്ടാം minute ല് goal കളി കളിച്ച് ഡെയ്ൽ അടിച്ചു റൊണാൾഡോ അടിച്ചു last ആ ജയിച്ച് പോന്നിട്ടുള്ള നിർത്തം ആണ് കിടിലൻ കളി ആരുന്നു athletic core ൻ്റെ ഒപ്പം തന്നെ കൊറേ കളി നടന്നിക്കുണു ഇഷ്ടംപോലെ അതൊക്കെ റൊണാൾഡോടെ എടുത്തു പറയേണ്ട മറ്റേ ഒക്കെ പോയിട്ട് മൂന്നെണ്ണം കിട്ടീട്ട് deccan leg ല് മൂന്നെണ്ണം തിരിച്ചടിച്ചതൊക്കെയെ അതൊക്കെ വാശിയുണ്ടായി ഒരു വാശിടെ പൊറത്ത് ആണ് കളിക്കണതൊക്കെ അതൊക്കെ കളി first leg തോറ്റെന്റെ അന്ന് തന്നെ പറഞ്ഞല്ലേ അടുത്ത കളി എന്തായാലും ജയിക്കുംന്ന് അഞ്ചെണ്ണം എന്തോ അവിടുന്ന് ഇറങ്ങിപോയെ അഞ്ചെണ്ണം തന്നെ മൂന്ന് goal ന് തോറ്റ കളി ജയിച്ചുന്നും പറഞ്ഞ ഓഹ് അടിക്കന്നെ നിർത്താതെ പൂശുവാ കളിടെ എല്ലാ side ലും റൊണാൾഡോ ഇങ്ങനെ വാഴാ ആഹ് അവിടെ ഒന്ന് മങ്ങില്ലേ world cup ലൊന്ന് മങ്ങി world cup ലും മങ്ങി പിന്നെ അഹ് മ united ലും മങ്ങി അങ്ങനെ ആണ് എറങ്ങി united ല് മങ്ങിന്ന് മാത്രല്ല കളിച്ചീനു പക്ഷെ united ആയോണ്ട് ഒരു വെല കളിക്കൂല്ലേ അതാണുണ്ടായേ Coach ആകെ ഇതാക്കി coach ആകെ മഡിക്കാക്കി റൊണാൾഡോനെ lunch ന് ഇരുത്തിട്ട് മട്ടിക്കോ ഉം അതങ്ങനെ അതേമാതിരി തന്നെ IPL ല് മറ്റേ അഞ്ച് six അടിച്ചിക്ക്ണ് ആഹ് IPL അങ്ങനെ എന്തോ ഉണ്ടായി ഞാൻ status കണ്ടീനു അഹ് അഞ്ച് six നിർത്താതെ അടിച്ചേ ഒരു over ല് എന്നിട്ട് കളി ജയിപ്പിച്ചിട്ട് അവൻ ഇങ്ങനെ നിക്കണ കാണണം ൻ്റെ മോനേ ഇരുപത്തൊമ്പതിനാണ് ജയിച്ചല്ലേ ഓൻ അഞ്ച് ball ല് അഞ്ച് six

സുഖായിട്ട് ആണ് ഒരു pressure ഉം ഇല്ല പുതിയ ചെറുക്കൻ വന്നിട്ട് ഓൺ എന്തോ മറ്റേ പാനി പൂരി കച്ചോടക്കാരൻറെ മകനോ അങ്ങനെ എന്തൊക്കെയോ ആണ് status ഞാൻ കണ്ടീനു ആഹ് ചെറിയ ചെറുക്കൻ ആണ് അപ്പം ഓന് നമുക്ക് അടിച്ചു കളി കാണാം പുതിയ ചെറുക്കൻ ആയോണ്ട് form ചെലുത്തി അവന് സുഖായിട്ട് കേറാം പിന്നെ അങ്ങനെ അഹ് ഓന് കൊറേ ആൾക്കാര് വിളിച്ച് കിട്ടീട്ട്ണ്ട് ഞാൻ video reels ല് കണ്ടിരുന്നു ഓന് കൊറേ ആൾക്കാര് മറ്റേ IPL താരങ്ങള് ബുംറ അതുപോലൊക്കെ വിളിച്ച് ഓനെ അഭിനന്ദിക്കുന്നതും ശ്രേയസ്സ്

എന്നാ അതിനുമാത്രംള്ള ഇണ്ടാർന്നേനു ഹും അഞ്ച് six ഒക്കെ ഒരു over ല് അടിച്ചാ ഒന്ന് കാണാൻ മാത്രം ഇണ്ട് ഇല്ലാ പിന്നെ ഇപ്പൊ അടുത്തൊന്നും ആരും അങ്ങനെ അടിച്ചിട്ടില്ല

ഓന് ഒരു മൂന്നാല് six ഒക്കെ അടിച്ചുന്ന് തോന്നുന്നു first ല് പിന്നെന്താ full workout തന്നെ workout ഈ season തൊടങ്ങണെന് മുന്നേ തന്നെ ചെന്നൈടെ instagram page ല് പകുതി മുക്കാലും വെറും ധോണി ധോണി നല്ല hardwork ചെയ്യും അല്ലേലും ധോണിക്ക് വയ വയസ്സ് അറിയിക്കണുണ്ടേലും പക്ഷെ ഓൻ ആ ആഹ് ഓനാ age ലും മ maintain ചെയ്യണുണ്ട് ഓൻ ഈ കളി നിലനിര്ത്താന്

അതാണ്‌ football ൻ്റെ അത്ര ഒരു ഇത് ഇല്ല cricket ന് അതാണ് തെണ്ടുൽക്കർ ന് വലിയ അടിച്ചിട്ടുണ്ടാവില്ലല്ലേ ഗൾഫിലാണെങ്കി കളിക്കാരുന്നു കളിക്കാൻ പാടല്ലേ

കാൻഡ തിരിച്ചു വന്നോ

വേറെ unofficial പോയിട്ട് കാൻഡൻ്റെ photo കാണലിണ്ട് റയലിന്റെ page ലുണ്ടാവും ഞാൻ എന്താ ചോയിച്ചേച്ച ഓൻ പരിക്ക് മാറീട്ട് കൊറേ ആയി കളിച്ചിട്ട് ഇപ്പൊ ആഹ് അപ്പൊ നിക്ക് അറിയില്ല റയലിന്ന് എന്തോ എന്തോ കിട്ടിയേനു chance ഉണ്ട് ഇപ്പൊ ഈ chelsea ല് കൊറേ ചെറിയ ചെറുക്കൻമാരാണല്ലോ കാര്യായിട്ട്

അയ് അതോണ്ട് എന്ത് നഷ്ടാകാറുള്ളു കൊഴപ്പം ഒന്നൂല്ല ഓനെ അത്യാവശ്യം fund നാ കൊണ്ട് വന്നേക്കണേ ഓൻ അടുത്ത റൊണാൾഡോ ആവാൻ ഒള്ള ഒരു ഇത് ഇണ്ട്

correct അതൊക്കെ നമ്മുടെ ചെറുക്കൻ വാലൻന്റൈൻ ഓഹ് valentin ആണ് എങ്ങനെ വന്നാലും ആള് അടിച്ചും air ല് കെടന്ന് ചാടും കുത്തും മലർത്തും എന്താ കാട്ടണ്ടേന്ന് തന്നെ അറിയില്ല അങ്ങട്ട് തകർക്കാണെ ഈ ചെറിയ age ലും ഓൻ അത് manage ചെയ്യാൻ നോക്കണുണ്ടേ ആ body ഉം അമ്മാതിരി വല്യ size ഉം അവനൊക്കെ എന്താണ്ടല്ലോ ഓന്ക്ക് നമ്മ ഓന്ക്ക് എങ്ങനാ അറിയോ ഓന്ക്ക് എല്ലാ കളിയും final ആണ് ഏഹ് ഓന്ക്ക് എല്ലാ കളിയും final ആ പറഞ്ഞാല് ഓന് ഇപ്പൊ size കളിയ്ക്കാൻ കൊടുത്താലും ഓൻ മാതിരി തന്നെ കളിക്കാ

ആഹ് പിന്നെ ഇപ്പൊ അതേമാതിരി കാതമിറോ കാതമിറോ പോയതൊക്കെ വൻ നഷ്ടായി ആഹ് അത് റയലിന് നല്ലൊരു നഷ്ടവാ അത് അതൊക്കെ തന്നെ ആണ് റയല് ആഹ് league ല് second ആയത്

defence ല് ആളില്ലാതായി അതാണ് ഉണ്ടായേ ഇപ്പൊ ആൾക്കാരുണ്ട് ആൾക്കാരില്ലന്നല്ല

ആഹ് ആ ടോണി ക്രൂസും മോഡ്രിച്ചും സത്യം പറഞ്ഞ നമക്ക് ഒര് contribution ആണ്

ഇപ്പൊ എന്താ അറിയാവോ ഇപ്പൊ കൾക്ക് ഒക്കെ പരിക്ക് ആയി കഴിഞ്ഞാ പകരം ആരെയാ എറക്കുക എന്ന് ഞമ്മക്ക് അറിയാം വെറുങ്ങനെ അങ്ങ് കളിച്ചാ ഒന്നും അറിയില്ല striker മാര് കൂടുതലും കോവിങ്ങാ പിന്നെ എന്താച്ചാ കോവിങ്ങാ അഹ് half time ൽ ആരിക്കും എറങ്ങുക കാത്തിമേറോന്റെ മാതിരി കയ്യിണ വരെ ഒരേ stamina ൽ കളിക്കും ball receive ചെയ്യാൻ ആണെങ്കിലും എത്തിച്ചു കൊടുക്കാൻ ആണെങ്കിലും ഓൻ set ആണ് ചെറിയ ചെറുക്കനാണ് വട്ടം ഇങ്ങനെ കളിപ്പിക്കാണെ ഓൻ്റെ രാജ്യം ഏതാ ഫ്രാൻസാ ആഹ് ഓൻ ഫ്രാൻസാണ് കോവിങ്ങോ ഫ്രാൻസാണ് അയിനുള്ള കളി ഉണ്ടേനു ഓനാ ഓനെ ഇപ്പൊ അങ്ങനെ കൊറച്ച് ഓനും വേറൊരു player നും കൊടുത്തിട്ടില്ലേ ഇങ്കുക്കോ ഇൻ അതെന്തോ ആഹ്

ഏതോ ഒരു ഫ്രാൻസ് player നെകൂടി കൊണ്ടുവന്ന്ക്കണു

വാൽവർൻ്റെ ഓൻ അല്ലാതെ വേറൊരുത്തൻ കൂടിയുണ്ട് അല്ല ഒരു കൊറച്ച് കറുത്തിട്ട് ഫ്രാൻസ്

ആഹ് ഓനും ഓനും പിന്നെ അടിപൊളി കളിയാ ഓല് രണ്ടാളും തന്നെ ആണ് ആ world cup ല് half time ന് ശേഷം എംബാപേക്ക് ball എത്തിച്ചു കൊടുത്തിനില്ലേ അതൊക്കെ തന്നെ ആണ് കിടിലം പോലെ ball എത്തിച്ചു കൊടുത്തിട്ട് തന്നെ ആണ് hat trick എംബാപേ അടിച്ചത് ബാക്കി അല്ലെങ്കിലോ മറ്റേ ഇതില് മാത്രം തിളങ്ങുക world cup ല് എംബാപേ world cup ല് മാത്രം തെളങ്ങുക

club ല് അയിന് ഓനും മെസ്സിയും തമ്മില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇണ്ട് അതാണ്

combine ചെയ്‌തിട്ടും അല്ലാ കളിച്ചിട്ടും ഇല്ലാന്നൊരു തോന്നല് final എംബപ്പേ ഓഹ് ആണോന്നോ ചെറുപ്പം മുതലേ നമ്മളെക്കെ മാതിരി ഇങ്ങനെ ഒട്ടിച്ചിട്ടും പൊട്ടിച്ചിട്ടും ഓക്കേ നടന്നിരുന്നവനാണ് റൊണാൾഡോന്റെ അതെ കളി ശൈലി ആണ് അവൻ്റെ അടുത്ത് running അല്ല ഓൻ ഇങ്ങനെ നടന്നോണ്ട് തന്നെ celeberation ന് skill ഒക്കെ റൊണാൾഡോൻ്റെ സാധനങ്ങള് കാട്ടണതാണ് ആഹ് ഓൻ ഒക്കെ ready ക്ക് മേലേക്ക് ഇങ്ങ് പോരണം അഹ് ഓൻ പോന്നോളും സുഖായിട്ട് കാരണം ഓന്ക്ക് score ചെയ്യാൻ പറ്റും അത്യാവശ്യം ball എത്തിച്ച് കൊടുക്കാൻ ഇപ്പം മോഡ്രിച്ചും ക്രൂസും ഒക്കെ ഉള്ളോണ്ട് ഒന്നും കൂടെ അങ്ങോട്ട് പോകും front ല്

അടിച്ചെടുക്കണ ആവശ്യള്ളു ഓടി എടുക്കണ കാര്യം അവരേറ്റു

അങ്ങനൊക്കെയാണ് അപ്പൊ അത് ഒക്കെ സുഖായിട്ട് ഇണ്ടാക്കാൻ പറ്റണേ ഒള്ളു ഒരു കണക്കിന് റയൽ മാഡ്രിഡില് നല്ല പൂതി ഇണ്ട് വരാന് കേട്ടോ ഷെൻഗെന് കൊറേ rumours കണ്ടിരുന്നു പക്ഷെ അതൊന്നും അങ്ങട്ട് എത്തണില്ല ആഹ് rumours കൊറേ കണ്ടീനു ഓൻ്റെ PSE ടെ contract എത്ര ഇണ്ടാവും അത് അത്യാവശ്യം ഇണ്ട് രണ്ടായിരത്തി ഇരുപത്താറ്‌ വരേറ്റോ പക്ഷെ cancel ഒക്കെ ചെയ്യാം നല്ല offer വന്നാ ഓൻ നിക്കും ഓന് റയൽ മാഡ്രിഡില് പോരാൻ തന്നെ ഇപ്പളും കമ്പം പക്ഷെ അവിടെ എന്താച്ച ഓൻ വന്നാലും ബെഞ്ചിമയും കുറച്ച് ചെറുക്കൻമാരും ഉള്ളോണ്ട് വിനീഷ്യസ് ഒക്കെ ഉള്ളോണ്ട് പിന്നേം വിഷയം ആണ് ഹസാഡ് കണ്ടില്ലേ ഹസാഡ് വന്നിട്ട് ഒരു കാര്യോം ഇണ്ടായിട്ടില്ല ഹസാഡ് വന്നിട്ടാണ് അത് coach തമ്മില് എന്തേലും പ്രശനം ആയിട്ട് അങ്ങനെ എന്തോ തോന്നുന്നു

കളിക്കണില്ലാരുന്നു ഓന് പോരാ form form out ആയി അവന് ആ form ലായിരുന്നു chelsea ലോക്കെ ഇമ്മാതിരി കളി കളിച്ചു ഹസാഡ് insta ല് ഞാൻ ഇന്നലെ ഓൻ്റെ ഒരു reel കണ്ടിരുന്നു center ന്ന് ഒരു ball എടുത്തിട്ട് ഓൻ ഒറ്റയ്ക്ക് പോയിട്ട് goal അടിച്ചു വരുന്നു എത്ര മാനം defend കിട്ടി അടിപൊളി speedy player ആണ് ഹസാഡ് അമ്മാതിരി കളി ആണ് കട്ട fan ആ ഹസാഡ്ൻ്റെ മറ്റേ റൊണാൾഡോയ്ക്ക് പകരക്കാരൻ ആയിട്ട് കൊണ്ട് വന്നതാണ് ഹസാഡിനെ റൊണാൾഡോയ്ക്ക് പകരം കൊണ്ട് വന്നതാന്ന്

അത് കാര്യമുണ്ടായി റൊണാൾഡോൻ്റെ പകരം ഒന്നും ആയിട്ടില്ല ഏയ് റൊണാൾഡോൻ്റെ പകരം ഇപ്പളും ആരും ആയിട്ടില്ല ബെഞ്ചിമ നോക്കുണുണ്ട് പറയുന്നു ബെഞ്ചിമക്ക് കൂടി ആകാൻ പറ്റിയിട്ടില്ല ഇവൻ goal അടിച്ച് കൂട്ടണുണ്ട് എന്നല്ലേള്ളൂ റൊണാൾഡോ ഇണ്ടാക്കി കൊടുത്ത മാതിരി ഇണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല

ആഹ് പിന്നേ റാങ്ങോസ് പോയി പോയി റൊണാൾഡ്‌ പോയി

കേട്ടില്ല

അയന്നെ ആരൊക്കെ പോയാലും team strong ആയി ഇപ്പളും set ആയി നിക്കണിണ്ട് youngsters ൻ്റെ കൂട്ടത്തിന്ന് കൂടിയേ കൊറേ കുട്ട്യോളെ പറിച്ച് കൊണ്ട് വന്നിക്കുണു ആഹ് team set ആ എത്ര ഓടി തോറ്റാലും പേടിയില്ല കളി ചെയ്യുന്ന നമ്മള് ഇരുന്ന് കാണും കാരണം അടിക്കുംന്നൊരു പ്രതീക്ഷ നമുക്ക് ഇണ്ട് അതാണ് എന്നും ആ ഒരു power എപ്പയാലും full time തൊണ്ണൂറ് minute ഉം ആ ഒരു കളി continuous ആയിട്ട് കൊണ്ട് പോവ്വാ അതൊക്കെ തന്നെയാണ് അങ്ങനെ അങ്ങനെ നീട്ടി നമ്മളെ നമ്മളെ ഇങ്ങനെ ഇരുത്തും പുടിച്ച് ഇരുത്തും ഒരു പ്രതീക്ഷയാണ് നമുക്ക് last minute വരെ നമ്മള് നമ്മളെ ഇങ്ങനെ ഇരുത്തി ആ ഒരു കളി എങ്ങനെ അവര് ജയിപ്പിക്കും എന്ന് നമ്മളെ കാണിച്ചന്നെ തരും ഇങ്ങനേ ഒരു comeback നടത്താം അതിന് അനുസരിച്ചുള്ള team ഇണ്ട് കേട്ടോ sub ലും അതിന് അനുസരിച്ചിട്ടുള്ള team ഇണ്ട്

പിന്നെ ഇപ്പൊ മറ്റേ ഇതില് നടക്കണ കണ്ടില്ലേ എല്ലാ league ലും ഇതൊക്കെ തന്നെ ആണ് cup ഇപ്പൊ first നിക്കണുണ്ട് പിന്നെ പക്ഷെ ആഹ് english premier premier league ലായിക്കോട്ടെ അങ്ങനെ തന്നെ ആണെനു ആണേലും നല്ലോണം lead ലാണ് ലാണ് മുൻപില് city രണ്ടാം സ്ഥാനത്ത് ആണ് ധാക്കയ്ക്ക്

ആഹ് ധാക്ക അടിപൊളി അടിപൊളി ആയി കളിച്ചിട്ടിണ്ട് പിന്നെ ഞാൻ പറയട്ടെ മറ്റേ എബിലിണ്ട്‌ ലിവർപൂൾ ഒക്കെ താഴത്ത് ആണ് അഹ് താഴത്ത് ആണ് ലിവർപൂള് ചെൽസി പതിനൊന്നാം സ്ഥാനത്ത് ആണ് ലിവർപൂൾ അങ്ങനെ താഴ്ത്തല്ലേ ലിവർപൂൾ ഒക്കെ കേറണുണ്ടാവും മൂന്നാം സ്ഥാനം united കൊണ്ടോവും ഈ ലിവർപൂൾ ഇപ്പൊ എത്രാം സ്ഥാനത്താ

last cup എടുക്കുമ്പോ അതാണ് ഓലെ വിത്യാസം

നല്ല lead ഇണ്ട് ഇവര്ക്ക് അടിക്ക് ആർസെണല് നല്ല lead ഇണ്ട് പറഞ്ഞാ നല്ല lead ഇണ്ട് ആഹ് ഓല് ഒണ്ടെങ്കി കളിച്ചോളും ഈ season ല് ആഹ് നല്ല full കുട്ടികളാണ് അയിലുവേ അയിലും കുട്ടികളാണ് ചെറിയേ ചെക്കന്മാരാണ് മൊത്തം ഇമ്മാതിരിള്ള ചെറുക്കന്മാര് കെടന്ന് കളിക്ക നന്നായി കളിയെടുപ്പോക്കെ നടക്കണം എന്തായാലും united കൊഴപ്പം ഒന്നും ഇല്ല കേട്ടോ united ആ പുതിയ coach വന്നേന് ശേഷം വെളിക്ക് ആയി കഴിഞ്ഞ കളി